സി C ലെ റിലേഷണൽ ഓപ്പറേറ്റർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്റർസ് ആയ ലെസ് താൻ
ഉദാഹരണം160 a ൽട്ട് b ഗ്രീറ്റർ താൻ
ഉദാഹരണം160a ജിടി b ലെസ് താൻ ഓർ ഇക്വൽ ടോ
ഉദാഹരണം160 a lt b ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ
ഉദാഹരണം160a gt b ഇക്വൽ ടോ
ഉദാഹരണം160a b നോട്ട് ഇക്വൽ ടോ
ഉദാഹരണം160a160 b ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 ആമുഖത്തോടെ തുടങ്ങാം
ഇന്റഗർ ഫ്ലോട്ടിംഗ് പോയിന്റ് അക്കങ്ങളെ താരതമ്യം ചെയ്യാൻ റിലേഷണൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നു
റിലേഷണൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് തെറ്റിന് 0 ഉം ശരിയ്ക്ക് 1 ഉം റിട്ടർൻ ചെയ്യുന്നു
C പ്രോഗ്രാമിന്റെ സഹായത്തോടെ റിലേഷണൽ ഓപ്പറേറ്റർസ് വിശദീകരിക്കാം
പ്രോഗ്രാം നേരത്തെ തയാറാക്കിയിട്ടുണ്ട്
അതിനാൽ എഡിറ്റർ തുറന്ന് കോഡ് വിശദമാക്കാം
ആദ്യമായി a b വേരിയബിളുകൾ ഡിക്ലേർ ചെയ്യുന്നു
ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് യൂസറിനോട് aക്കും bക്കും മൂല്യങ്ങൾ നല്കാൻ ആവിശ്യപ്പെടുന്നു
a ക്കും b ക്കും നല്കുന്ന മൂല്യങ്ങൾ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് സ്വീകരിക്കുന്നു
ഇവിടെ ഗ്രീറ്റർ താൻ ഓപ്പറേറ്റർ ഉണ്ട്
ഇത് opertaorന്റെ ഇരു വശത്തുമുള്ള operandsനെ താരതമ്യം ചെയ്യുന്നു
അ b യെക്കാൾ വലുതാണെങ്കിൽ ഇത് ട്രൂ റിട്ടർൻ ചെയ്യുന്നു
മുകളിലത്തെ കൺഡിഷൻ ശരിയാണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
മുകളിലത്തെ കൺഡിഷൻ തെറ്റാണെങ്കിൽ ഇതിനെ പരിഗണിക്കുന്നില്ല
കണ്ട്രോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നീങ്ങുന്നു
ഇവിടെ ലെസ് താൻ ഓപ്പറേറ്റർ കാണാം
ഇതും ഓപ്പറണ്ട്സ് നെ താരതമ്യം ചെയ്യുന്നു
അ b യെക്കാൾ ചെറുതാണെങ്കിൽ ഇത് ട്രൂ റിട്ടർൻ ചെയ്യുന്നു
മുകളിലത്തെ കൺഡിഷൻ ശരിയാണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നില്ല
ഇവിടെ വരെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം
താഴെയുള്ളവ കമന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക
ഫയൽ relationalസി എന്ന് സേവ് ചെയ്യുന്നു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
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് റിലേഷണൽ ഡോട്ട് c സ്പേസ് o സ്പേസ് റെൽ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ rel ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
aക്ക് 8ഉം b ക്ക് 3ഉം കൊടുക്കുന്നു
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു 8 ഐഎസ് ഗ്രീറ്റർ താൻ 3
a ക്കും b ക്കും വ്യത്യസ്ത മൂല്യങ്ങൾ നല്കി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം
കോഡിലേക്ക് തിരികെ വരാം
ഇവിടെ നിന്ന് കമന്റ് നീക്കം ചെയ്ത് ഇവിടെ അത് കൊടുക്കുന്നു
ലെസ് താൻ ഓർ ഇക്വൽ ടോ ഓപ്പറേറ്റർ നോക്കാം
ഇത് ഓപ്പറേറ്റർ ന്റെ ഇരു വശത്തുമുള്ള ഓപ്പറണ്ട്സ് നെ താരതമ്യം ചെയ്യുന്നു
അ b യെക്കാൾ ചെറുതോ അല്ലെങ്കിൽ സമമോ ആണെങ്കിൽ ഇത് ട്രൂ റിട്ടർൻ ചെയ്യുന്നു
മുകളിലത്തെ കൺഡിഷൻ ശരിയാണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
തെറ്റാണെങ്കിൽ അത് പരിഗണിക്കുന്നില്ല
കണ്ട്രോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു
അടുത്തത് ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ ഓപ്പറേറ്റർ
ഇത് a യും b യും താരതമ്യം ചെയ്ത് അ bയെക്കാൾ വലുതോ അല്ലെങ്കിൽ സമമോ ആണെങ്കിൽ റിട്ടർൻസ് ചെയ്യുന്നു
കൺഡിഷൻ ശരിയാണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
ഇവിടെ വരെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം
സേവ് ക്ലിക്ക് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തെ പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
aക്ക് 8ഉം b ക്ക് 3ഉം കൊടുക്കുന്നു
ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു
8 ഐഎസ് ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ 3
കോഡിന്റെ ബാക്കി ഭാഗത്തേക്ക് തിരിച്ചു വരിക
ഇവിടങ്ങളിലെ മൾട്ടിലൈൻ കമന്റുകൾ നീക്കം ചെയ്യുക
ഇപ്പോൾ നമുക്ക് ഇക്വൽ ടോ ഓപ്പറേറ്റർ നോക്കാം
ഇതിനായി ഇരട്ട സമ ചിഹ്നം ഉപയോഗിക്കുന്നു
രണ്ട് ഓപ്പറണ്ട്സ് ഉം ഒന്നിനോടൊന്ന് സമമാണെങ്കിൽ ട്രൂ റിട്ടർൻ ചെയ്യുന്നു
aയും bയും സമമാണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
അങ്ങനെയല്ലെങ്കിൽ കണ്ട്രോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു
ഇത് പോലെ നമുക്ക് നോട്ട് ഇക്വൽ ടോ operatorഉം ഉണ്ട്
ഓപ്പറണ്ട്സ് ഒന്നിനൊന്നു സമമല്ലെങ്കിൽ ഈ ഓപ്പറേറ്റർ ട്രൂ റിട്ടർൻ ചെയ്യുന്നു
അ bക്ക് സമമല്ലെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു
പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് റിട്ടർൻ 0
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
നേരത്തേത് പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
aക്ക് 8ഉം b ക്ക് 3ഉം നല്കുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു
8 ഐഎസ് നോട്ട് ഇക്വൽ ടോ 3
നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർസ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കണ്ടു
വ്യത്യസ്തങ്ങളായ ഇൻപുട്ട് നല്കി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക
ഇപ്പോൾ Cൽ ഇതുപോലെയൊരു പ്രോഗ്രാം എഴുതാൻ എളുപ്പമാണ്
syntaxൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്
Cൽ കോഡ് നേരത്തേ തന്നെ എഴുതിയിട്ടുണ്ട്
Cലെ റിലേഷണൽ operatorsന്റെ കോഡിതാണ്
ഹെഡറിലെ വ്യത്യാസം ശ്രദ്ധിക്കുക
ഇവിടെ യൂസിങ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്
Cലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൌട്ട് ആണ്
Cലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് സിൻ
ഈ വ്യത്യാസങ്ങൾക്ക് പുറമേ രണ്ട് കോഡും ഒരേ പോലെയാണ്
സേവ് ക്ലിക്ക് ചെയ്യുക
ഫയൽ cpp എക്സ്റ്റൻഷനോടെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുക
relationalസിപിപി എന്ന് ഫയൽ സേവ് ചെയ്യുന്നു
കോഡ് കംപൈൽ ചെയ്യാം
ടെർമിനൽ തുറന്ന് g relationalസിപിപി സ്പേസ് മൈനസ് o സ്പേസ് റെൽ1 ടൈപ്പ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ റെൽ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
aക്ക് 8ഉം b ക്ക് 3ഉം നല്കുന്നു
ഔട്ട്പുട്ട് കാണുന്നു
C പ്രോഗ്രാമിലെ അതേ ഔട്ട്പുട്ട് ഇവിടെയും കാണുന്നു
നമുക്ക് സംഭവിക്കുന്ന ഒരു എറർ നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരികെ വരുക
ഡബിൾ ഇക്വൽ ടോ ചിഹ്നം മാറ്റി സിംഗിൾ ഇക്വൽ ടോ ചിഹ്നം കൊടുക്കുക
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് തിരികെ വരിക
നേരത്തെ പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഇവിടെ 3 ഐഎസ് ഇക്വൽ ടോ 3 എന്ന് കാണുന്നു
പ്രോഗ്രാമിലേക്ക് തിരികെ വരിക
ഇതെന്തന്നാൽ ഇവിടെ നമുക്കൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്
അതിനാൽ bയുടെ മൂല്യം aക്ക് അസൈൻ ചെയ്യുന്നു
തെറ്റ് തിരുത്താം
ഇക്വൽ ടോ ചിഹ്നം ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് തിരിച്ച് വരിക
നേരത്തെ പോലെ കംപൈലും എക്സിക്യൂട്ടും ചെയ്യുക
ഔട്ട്പുട്ട് ഇപ്പോൾ ശരിയായി
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് റിലേഷണൽ ഓപ്പറേറ്റർസ് ലെസ് താൻ
ഉദാഹരണം160 a ൽട്ട് b ഗ്രീറ്റർ താൻ
ഉദാഹരണം160 എജിടിബി ലെസ് താൻ ഓർ ഇക്വൽ ടോ
ഉദാഹരണം160 altb ഗ്രീറ്റർ താൻ ഓർ ഇക്വൽ ടോ
ഉദാഹരണം160agtb ഇക്വൽ ടോ
ഉദാഹരണം160ab നോട്ട് ഇക്വൽ ടോ
ഉദാഹരണം160ab ഒരു അസൈന്മെന്റ് മൂന്ന് വിദ്യാർഥികളുടെ മാർക്കുകൾ ഇൻപുട്ട് ആയി സ്വീകരിക്കുന്ന പ്രോഗ്രാം എഴുതുക
മാർക്കുകൾ താരതമ്യം ചെയ്ത് ആരാണ് കൂടുതൽ സ്കോർ ചെയ്തതെന്ന് കാണുക
രണ്ടോ അതിലധികമോ വിദ്യാർഥികൾ ഒരേ മാർക്ക് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്